ഈന്ടെ ഒരു കുഞ്ഞൻ version ഇൻഡ് അതെങ്ങനാന്ന് അറിയോ മ്മളാക്കല്

കായ് എടുത്തിറ്റ് അങ്ങത്തന്നെ നീളത്തില് വാട്ടും means നീളത്തില് മുറിച്ചിറ്റ് വാട്ടും cut ചെയ്യാൻഡ് നീളത്തില് വാട്ടിറ്റ് ഈ തെങ്ങേന്റെ മസാല അല്ലെങ്കില് മറ്റേ എന്താ പറയാ മുട്ടെന്റെ മസാലയില്ലേ അത് കൊറച് അത് ഒരു side ല് വെച്ചൊടുക്കും വാട്ടിറ്റ് ന്നീറ്റ് അതിങ്ങനെ roll ചെയ്തത് വെച്ചൊടുക്കുവ അതും നല്ല taste ആ തിന്നാനി നല്ല മൊഞ്ചാവും

ആ ഭയങ്കര taste ആന്ന് പാൽപ്പൊടി എല്ലാ ഇട്ടിറ്റല്ലെ ആക്കുവാ ആ സാധനം carrot പുയുങ്ങിറ്റ് പിന്നെ ഇ carrot ഉ പിന്ന പുയുങ്ങിയ carrot ഉ പഞ്ചസാരയു

ചെലപ്പോ filling എല്ലാം വെച്ചിറ്റ് shawarma പോലെല്ലാം ആക്കിത്തരും എന്തെല്ലോ കൊണ്ടത്തരും ഇങ്ങനെ വൈകുന്നേരവുമ്പോ നിങ്ങളെ ബാങ്ക് വിളിക്കാൻ വേണ്ടി കാത്ത്ക്കു അവര് തിന്നിറ്റ് കൈഞ്ഞിറ്റ് അല്ലെ ബാക്കി കോണ്ടത്തെരുവ നല്ല taste shawarma മ്മളെല്ലാം ഇപ്പൊ വീട്ടിന്നന്നെ ആക്കല്

കൊറച്ചു മുന്നേ ലെ ഞാനൊന്നും അറിയില്ല ഞാൻ പത്രം വായിക്കലില്ല പെണ്ണിന്റെ ആ ഒരു സമയത്ത് ഒത്തിരി raid നടന്നിറ്റില്ലെ ലെ എല്ലാടെയും

അയ്യോ മ്മള് ഈടന്നല്ലേ എപ്പോം food എട്ക്ക്ന്ന് എന്ത് വിശ്വസിച്ചിറ്റ ഇപ്പൊ ഈ കൈക്ക ആഹ് പക്ഷേങ്കില് എപ്പെങ്കിലും അല്ലെ എപ്പോ എല്ലാസമായോ ഒപ്പരൊന്നു ഒരെപോലെയൊന്നും ആരികൂലാലോ ഇല്ലാലോ ഇപ്പൊ നമ്മളെല്ലാങ്ങനെ കഴിച്ചിറ്റുണ്ടാവൂലെ അയെ ആ നമക്കൊന്നും ഇത്രേം കാലം mayonnaise കൂട്ടിട്ടൊന്നും കൊയപ്പുണ്ടയിറ്റില്ലാലോ അതെല്ലാം ഓരോരാ ആൾക്ക് പറ്റുന്നുണ്ടാവൂല എനക്കാദ്യം shawarma ഇഷ്ട്ടയ് അല്ലായിരുന്നു തീരെ കണ്ടൂടെനു എനക്ക് അയിന്റെ taste ഒന്നും പിടിക്കൂല shawarma ഒന്നും ഞാൻ കൈകലെ ഇണ്ടായിറ്റില്ല പിന്നെപ്പോ ഈ അടുത്താന്ന് shawarma എല്ലാം കായ്ക്കാൻ തൊടങ്ങിയെ shawarma എല്ലാം കായ്ക്കാൻ തുടങ്ങിയ എനക്ക് പിന്നെ shawarma നിർത്താൻ പറ്റുന്നില്ല പഷിപ്പോ കൊറേ ഒയിവായെ ഇപ്പൊ ഞാൻ shawarma കൈച്ചിറ്റ് കൊറേ ആയി ആ പണ്ടിതെല്ലാം എറങ്ങിയ സമയത്ത് അച്ഛൻ കൊണ്ടെരുവെ അപ്പൊ ഈ shawarma ഇതിന്റെ ചോയ പിടിക്കാത്ത കൊണ്ട് നമ്മളെ വീട്ടീന്ന് ആരും തിന്നൂല എന്നിറ്റ് അപ്പറത്തെ വീട്ടിലെ പിള്ളേർക്ക് എല്ലാം കൊടുക്കലാന്ന് ഇപ്പന്നെങ്കില് ഇത് കിട്ടുന്നുല്ല അച്ഛൻ കൊണ്ടെരുന്നുല്ല പൊടി പിടിച്‌ ഇരിക്കലായി എടി ഇനിക്കെന്നതെല്ലാം വീട്ടിന്നന്നെ ആയിക്കൂടെ വീട്ടീന്നാവുമ്പോ ഞമ്മക്കൊരു മനസമാധാനം ഇണ്ടാവും ഞമ്മക് ബേജാറാവണ്ട ഒരാവശായില്ലലോ അച്ഛന് അച്ഛന് അതൊന്നും ഇഷ്ടല്ല പിന്ന വെറുതെ ആക്കാൻ പോയിട്ടില്ല ഞാനും അമ്മേം അച്ഛനല്ലേ ഇള്ളൂ പിന്നാരിക്ക

അത് ശെരിയാന്ന് നമ്മള് മൂന്നാല് രണ്ട് മൂന്ന് ദിവസം മുന്നേ തളിപ്പറമ്പ് പോയിട്ടിണ്ടായിനെ എന്നിറ്റ് ആട്ന്ന് honey lays ന്ടെ alfam ഉം അത്പോലെതന്നെ pepper മറ്റേ കുരുമുളകിൻറെ പേരെന്ന chilly pepper ഉം alfam ഉം ഊ അടിപൊളി സാനം മോളെ കിടിലം നല്ലേ വായിന്ന് വെള്ളം വന്ന് അത്രക്കും nice സാധനം soft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 ആ എന്നിറ്റൊരനാറിന്റെ shake എല്ലാം കുടിച് ഞാനും നിധിയും ഓ അടിപൊളിയാർന്ന് പിന്നെ വകയറുന്നു food

just ഞമ്മളെ ice ഉം കട്ട ഇല്ലേ ice cube ഉം നല്ല ice ബെള്ളോം പഞ്ചസാരയും ഇട്ടിറ്റ് അടിക്കുവ juice ആക്കിറ്റ് അടിക്കുവ നല്ല taste ഇണ്ടെടാ നല്ല നല്ല taste ഇണ്ട് ഞാനാദ്യം വിചാരിച്ചു ഈ എന്തിന്ന ഇങ്ങനെ പറേന്ന് ബെറു ഇതാരിക്കു ആയിന്റുള്ളില് ബെള്ളം കൊറച്ചിറ്റ് ice cube ഉം ഇടുവ അതിന് കണക്കായിറ്റന്നെ നല്ലണം അനാറു ഇടുവാ അങ്ങനെ ഇട്ട് അടിച്ച നല്ല ടെ

നല്ല taste ഉ ഇണ്ട് നല്ല juice ആയിറ്റ് ആ പക്ഷെ shake വെറന്നെ taste ആന്ന് എന്നാലും അത് പോലെതന്നെ ഇതും നല്ല taste ഇന്ഡെടി അതെല്ലേ എന്നാ try ചെയ്ത് നോക്കണം പിന്നാ മറ്റേ ഇതാക്കുലെ fruit salad ആക്കുലെ ഇട്ടിറ്റ് അനാറും fruits ഉം അതൊന്നും ആക്കികയിഞ്ഞ വീട്ടില് ബാക്കി എന്ന പറയാ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

പെരുന്നാക് ആക്കലിൻഡ് വീട്ടിന്ന് പെരുന്നാക്ക് എന്തായാലും ഒറപ്പായിറ്റും ആക്കു ആ അതെന്നെ ആ പിന്ന പെരുന്നാളിനെല്ലം ബിളിക്കുവ ഞമ്മളാ ഇങ്ങള് ഓണത്തിന് ബി ളിക്കുന്നില്ലലപ്പ നമ്മക്കെല്ലോ സദ്യന്ത്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 നമ്മളെല്ലൊം വീട്ടില് ഓണത്തിന് ബിരിയാണി ആരിക്കും നമുക്ക്‌ ഈ സദ്യ പറയുന്നേ അത്ര വെല്യ ഇഷ്ട്ടുള്ള സംഭവല്ല ഇങ്ങക്കല്ലേ സദ്യെനോട് വെല്യ ഇഷ്ട്ടം മ്മളെല്ലാരും തിന്ന ബിരിയാണിയാരിക്കും അപ്പൊ നമ്മള് chicken വാങ്ങിറ്റ് ബിരിയാണിയെല്ലോ ആക്കുവ

സാമ്പാറിൻറെ taste എനക്ക് ഇഷ്ട്ടെ അല്ല എനക്ക് ബിരിയാണി chicken beef കുട്ടൻ പോത്ത് അനക്കാതെല്ലാ അതൊക്കെ ന്താ തിന്നിതിന്ന് മടുത്ത് നമക്കെല്ലപ്പാ കിട്ടുവാ നമ്മക്കെല്ലാം എപ്പെങ്കിലേ കിട്ടു ആയ്ചെല് അല്ല മാസത്തിലൊരിക്കേല്ലോ നമ്മളെടുക്കേ ഡേയ് ദിവസേനന് പറഞ്ഞ പക്ഷെ എനക്ക് എനക്ക് ഒരസുഗുണ്ട് ഈ chicken നെല്ലം ഇന്ന് തിന്ന് നാളേം തിന്നിട്ടുണ്ടെങ്കില് എനക്ക് രണ്ടാമത് മൂന്നാമത്തെ ദിവസം കഞ്ഞി കുടിക്കാൻ മുട്ടും വെറും കഞ്ഞില് തേങ്ങ ഇട്ടിറ്റ്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 അന്നേരം വേറെയാ വേരെന്നെഗും തിന്നാൻ വേണ്ടിറ്റ് അങ്ങനൊന്നുല്ല മംഗലം കൈഞ്ഞെന് ശേഷം പിന്ന ഞാൻ അധികോം chicken നന്നേയാന്ന് എന്റെ മാപ്പള മീൻ കൂട്ടൂല മധുര ഇഷ്ട്ടം എരുവോ ഇഷ്ട്ടം

ഈ എരുവെല്ലാം തിന്നലെല്ലാം മധുരം കുടിക്കണം തിന്നണംന്നെല്ലാം ഇണ്ടാവ്എ ഈ ചോറെല്ലാം വെയിച്ചിറ്റാവുമ്പോ മുട്ടായി തിന്നണം ന്ന് എടക്കൊരു കാലത്ത് sona pappadi തന്നെ വീട്ടില് stock ആയിരുന്നു മുട്ടായി ഒക്കെ കായ്ക്കാൻ ഇഷ്ട്ടന്ന് പക്ഷേങ്കിഎനക്ക് ഈ മധുരത്തിനോട് അങ്ങനെ വെല്യ ഇഷ്‌ട്ടന്നുല്ലാ മുട്ടയിന്ന് പറഞ്ഞാല് ഇത് ഇല്ലേ മറ്റേ ഞമ്മളെ മറ്റേ ഞമ്മളെ dark chocolate ഇല്ലേ അത് ഇഷ്ട്ട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

അയ്യോ എനക്കത് ജീവനാ ഞാനീ chocolate എത്ര കിട്ടിയാലും കൈകും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

മത്ത് പിടിച്ചപോലെയാന്ന് dairy milk ഓള് പോരക്കന്നെ കൊണ്ടു പോയി പിള്ളാർക്കെല്ലാം കൊടുക്കാ പറഞ്ഞിറ്റ്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

ഞാനന്ന് പിറ്റേന്നന്നെ അവിടുത്തേക്കന്നല്ലേ പോയെ അന്റെ വാപ്പന്റടത്തേക്കല്ലേ പോയെ ആ അതൊന്നും ബാക്കിയൊന്നും ഉണ്ടായിട്ടില്ല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

ആഹ് അത് ആയിലും ബല്യ ബിറ്റല്ലേ അയിലുംബല്യ ബിറ്റ് കേക്ക്‌ ഞാനെൻന്താക്കി ഇവർക്ക് surprice അല്ലെ സംഭവം ന്നീട് ഇവര്ക്ക് ഈ delivery ചെയ്തൂലെ വീട്ടിലേക്ക് അപ്പൊ delivery ചെയുന്നക്ക് അന്റെ number ആ കൊടുത്തിറ്റുണ്ടായിന് cake അപ്പൊ നോക്കുമ്പോ അയാളെന്താക്കി ആ delivery ചെയ്യുന്ന ആളില്ലേ പിന്നാ വീട്ടിലെ address ന് വേണ്ടിറ്റ് ഉമ്മന്റെ phone ലാ വിളിച്ചത് ഇങ്ങളെ വീടെടെയാ വെരുന്നെന്ന് ചോയിച്ചിറ്റ് എന്ത്‌ പറയണ്ട് നമ്മളിതാ വെരിന്നിൻഡ് ന്ന് പറഞ്ഞിറ്റ്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

മന്തിയും പിന്ന മറ്റേ broasted ഉം അതും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

ആ അഞ്ചരക്കണ്ടി അവിട ഒര് പുതി ഷോ പുതിയൊരു shop open ചെയ്യുന്നിൻഡ് അവിടിപ്പോ offer ണ്ട് അന്റെ അന്റെ cousin ആറ്റം ഇത് വെച്ചകാൻഡിന് status വെച്ചകാൻഡിന് പിന്ന paisa കൊറവന്ന്‌ പിന്നാന്ന് പറഞ്ഞകൈഞ്ഞാല് എത്രെ ഇരുന്നൂറ്റയ്ബുറുപ്പ്യക്കറ്റം അരമണിക്കൂറ്‍ നേരത്തേക്ക് unlimitted ആയിറ്റ്‌ കൈക്ക അങ്ങനെ രണ്ടക്ക് ഞാൻ പണ്ട് എപ്പോ പഠിക്കുമ്പാറ്റം തിന്നതാ unlimited അത് നീ ചിന്തിച്ചോക്ക്യേ അരമണിക്കൂറ്‍ ഒരാക്ക് unlimited ആയിറ്റ്‌ തിന്ന ഇരുന്നൂറ്റയിമ്പോർപ്പിയ്ക്ക് നല്ല ടെ എനക്ക് ഈ broasted ലെന്നെ എന്തെല്ലോ flavour നേരച്ചിട്ടില്ല സംഭവില്ലേ ആഹ് അതിണ്ടെടാ മറ്റേ ഞാനീ ഈയിടക്ക് പോയ സമയത്ത് എനക്കിതിഷ്ട്ടന്ന് KFC ഇഷ്ട്ടന്ന് എനക്ക് എനിക്കെന്തോ personally ചിക്കിസ് ഇഷ്ട്ടന്നെ chicking ഇഷ്ട്ടാണ് പഷേ എന്റെ മാപ്പിളക്കൊന്നും chicking ഇഷ്ട്ടല്ല എന്നൊട് പറയും ഇഞ്ഞി എന്തിന്നാന്ന് ഇനിക്ക് എങ്ങനെ ഇഷ്‌ട്ടപ്പെടുന്നന്ന് പഷേ എനക്കെന്തൊ personally phone ശെരിക്കും പിടിച്ചാട്ടെ

personnally എനക്ക് chicking ഇഷ്ട്ടണേ പഷേ ന്ടെ മാപ്പിളക്കൊന്നും കണ്ടൂടാ എനക്കടത്തെല്ലാം nuggets എല്ലാം ഭയങ്കര ഇഷ്ട്ടായിട്ടിണ്ടെനി chicking ൻറെ ഞാൻ ന്താ എൻറെ മാപ്പിള പറയും എന്തിന്നാന്ന് ഇത്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 ഓ അങ്ങത്തെ പൊറോട്ട അങ്ങത്തെ സാംബവല്ലാരിക്കു ഇഷ്ട്ടിണ്ടാവുവാ അത്കൊണ്ട് അങ്ങത്തെ ഒന്നും വീട്ടില് വാങ്ങൂല broasted ഞമ്മളെടക്കേടക്കെ വാങ്ങിക്കു രണ്ടു നാല് ദിവസം കൂടുന്നേരം വാങ്ങിക്കും broasted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 കൊണ്ടേരനൊന്നും ബാക്കിയുണ്ടാവൂല കൊണ്ടേരും അപ്പാട് തീരും കൊണ്ടേരും അപ്പാട് തീരും ഇതെല്ലാം അത്രേ ഇണ്ടാവു എണെ അത് ഞാനെങ്ങനെയാ കൊണ്ടെരുവ അത് ചൂടോടെ കൈക്കണ്ട സാനല്ലേ പിന്നത് ഞാനെങ്ങനെ കൊണ്ടേരണ്ട്‌ നമ്മൾഡ്‌ക്കെല്ലാം കൊണ്ടോന്നാ എല്ലാം തീര്ന്ന് നിനക്കറിയില്ലേ ആണേ അത് ചൂടോടെ തിന്നണ്ടയാണെ അത് പിന്നെ ഒര് കോണണ്ടാവൂല ചൂടോടെ തിന്നുമ്പ taste ഇണ്ടാവൂ അല്ലെൻഡ് പിന്ന നാളത്തേക്കൊന്നും വേക്കുലാ പെരുന്നാക്കെല്ലാം എന്ന വീട്ടിലേക്കുവാ പെരുന്നാക്കെല്ലാം ന്നപ്പാ പെരുന്നാക്ക് രാവിലെ അധികോം മുട്ട cake അല്ലെങ്കി നെയ്പ്പത്തല് അല്ലെ കനിറ ഇത് മൂന്നാ അത്കൊന്തെങ്കിലും ആക്കും പിന്നാ കറിയെന്തായാലും beef ആ ഇണ്ടവല് രാവിലെ beef കറിയ ഇണ്ടവ ഉച്ചക്ക് beef ബിരിയാണിയും chicken പൊരിച്ചതും നമുക്ക് ഈ ഓണം വിഷുവെല്ലാം ആയാല് അന്റെ വീട് അമ്മമ്മന്റെ വീട് തറവാട് ബേ തറവാട് നടുക്ക് മുന്നില് ആപ്പന്മാരെ വീട് back ഇൽ എന്റെ വീട് അങ്ങനല്ലന്നെ അപ്പൊ നമ്മള് ഓണത്തിനും വിഷുനും ബിരിയാണി അയിന്റെ മുന്നത്തെ ദിവാസിണ്ടാവൂലെ ഈ ഉത്രാടംന്നെല്ലാം പറേന്നെ

നമ്മള് എല്ലാരും ഒരാഴ്ച മുന്നേ set ആക്കും നറുക്കിട്ടെടുക്കും കറിയെല്ലാം എല്ലാം എല്ലാക്കും നമ്മള് സാമ്പാര് എല്ല കറിയും paper ല് എയ്‌തിട്ട് നറുക്കിട്ടെടുക്കും ന്നിറ്റമ്പോ അത് അ കിട്ടിയ ആരെല്ലാന്നോ അതെല്ലാം അവരക്കിറ്റ് കൊണ്ടന്നോള നടുക്കത്ത വീട്ടിലോ അല്ലെങ്കില് aunty ൻറെ വീട്ടിലോ നമ്മളെ വീട്ടിലോ എല്ലാരും ഒപ്പരിരുന്ന് എലെല്ലാം ഇട്ടിറ്റ് തിന്നോളാ ഒര് പത്ത് മുപ്പത് ആൾക്കരിണ്ടാവും നല്ലരസണ് പിള്ളരും എല്ലാരും കൂടിയായിറ്റ് ആ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

ഒന്നുല്ല ഇങ്ങനെ വെറുതെ വർത്താനം പറയാം വെറുതെ ഇരിക്കുവല്ലേ നമുക്ക് food അങ്ങനല്ലേ ഞാൻ വിചാരിച്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

അത് പിന്നാ അന്നും ഇന്നും എന്നും അതെന്നല്ലേ ഇണ്ടാവുള്ളു അഹ് അത്പിന്നേ എഡപ്പോയാലും food ന്നെ must പിന്നെ മാപ്പിളേന്റൊപ്പരം മന്തി പോയിറ്റ് അത്പോലെ മന്തിന്റെ ഒരുകഥയിൻഡ് നമ്മളീട തളിപ്പറമ്പില് casa rasa ല് പോയിറ്റ് മന്തി full വാങ്ങിയെ ന്ടെമോളെ beef ന്റൊരു വെല്യ peace ആ ഇണ്ടയെ beef ൻറെ മാന്തിയ വാങ്ങിയേ അപ്പൊ beef ന് ഒടുക്കത്തെ ഇതല്ലേ flavour അല്ലെ

എന്തേയിറ്റു തിന്നാൻപറ്റുന്നില്ല നമുക്ക് മടുത്തപ്പാ ഞാനായിന് ശേഷം ഞാൻ മന്തികയിച്ചിട്ടില്ല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

അമ്മ അമ്മഅങ്ങത്തെ ഒന്നും ആക്കൂലാ അമ്മ chicken വാങ്ങിയാല് ബിരിയാണി കറി ഞാൻ പറഞ്ഞില്ലേ അച്ഛനും അമ്മക്കും അങ്ങത്തെഒന്നും ഇഷ്ട്ടല്ല അവരിക്ക് കൊർച് നാടൻ type ആ അങ്ങത്തെ അക്കൂളു അതെല്ലാം കയ്ക്കാണെങ്കി പൊറത്ത്പോണം ഞാനും എൻ്റെ അനിയത്തിയെ നമ്മള് കൊർച് ഫുടി കൊർച് paisa എല്ലം കിട്ടിറ്റാവുമ്പോ നമ്മ വൈകുന്നേരം ഇങ്ങനെ പോകും alfam ഉണ്ണാൻ ഇങ്ങനെ ഒ ഒ തട്ടുകടേലെല്ലാം നല്ല അപ്പോം beef എല്ലം കിട്ടൂലെ ഞമ്മള് വൈകുന്നേരം ഇങ്ങനെ എറങ്ങും ഇപ്പൊ എടെയോ ഒര് പത്തിരിന്ന് പറഞ്ഞിറ്റ് ഒര് പീടിയ തൊറന്നിറ്റുണ്ടോലു അപ്പൊ ആടപോവാൻ വേണ്ടിറ്റ് ഒളിപ്പോ ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് നിക്കുന്നുണ്ട് പക്ഷേ paisa ഒന്നും ഇല്ലപ്പ അത്കൊണ്ട് ആന്ന്

ഇതാക്കാൻ നോക്കുന്നുണ്ട് chicken night means മ്മളെ family എല്ലാരും കൂടി ഒത്തുകൂടുമ്പോ ഞമ്മള് നാലഞ്ച് വീട്ട്കാരിണ്ട് ഞമ്മളെ അപ്പറിപ്പറോല്ലോ ആയിറ്റന്നെ ഞമ്മളെ കുടുംമ്പക്കാറേന്നെ ഞമ്മള് നാലഞ്ച് വീട്ട്കാരെല്ലാം കൂടിറ്റ് എല്ലാരുംകൂടി ഒരുമിച്ച് എൻ്റെ വീട്ടീന്നാ ആക്ക എൻ്റെ വീട തറവാട് അപ്പൊ അന്റെ വീട്ടീന്ന് രാത്രി chicken ചുടലും food അടിക്കലും അങ്ങത്തെ പരിപാടി ഇണ്ട്

അപ്പൊ ഏകദേശം എന്തായിറ്റും ഒര് പത്തയിമ്പത് ആളിണ്ടാവും മ്മള് എല്ലാരും കൂടിറ്റ് ആവുമ്പൊ മറ്റന്നാളാക്കാന്ന് പറേന്നുണ്ട് അടിപൊളിയാരിക്കും മ് vibe ആരിക്കു എല്ലാരു food എല്ലോ ആകുമ്പോ പിന്ന പറയണ്ടല്ലോ പറയണ്ട ഒര് പത്തയിമ്പത് ആളിണ്ടാവും ഒര് മംഗലപൊരെന്റെ vibe ഇണ്ടാവും

അത് കൂടാണ്ട് പിള്ളര് വേറെ ഒ മ് ബിരിയാണിയെല്ലാം ഒര് വികാര എൻ്റെ മുമ്പിലാന്നെ ഞാൻ ഞാൻ first ബിരിയാണിയാ എടുക്കുആ എനക്കേറ്റം ബിരിയാണിയാ ഇഷ്ട്ടം ഞാൻ എന്ത് കൊണ്ടച്ചാലും ഞാൻ ബിരിയാണിയ എടുക്കു എനക്ക് ബിരിയാനിന്നോടെന്തോ വെല്യ താൽപ്പര്യയില്ലാത്ത case ആണ് ഞാൻ ഇല്ലേ ഇ പണ്ടെല്ലോ ഇപ്പൊ പിന്നേം കൈക്കു പണ്ടെല്ലോ വീട്ടില് നെയ്‌ച്ചോർ അല്ലെ ബിരിയാണിയറ്റാം ആക്കിറ്റിന്ടെങ്ങിൽ ഞാൻ രാത്രി ഒന്നും കൈക്കൂല ഇ ഈന്റേടക്കൊരു മംഗലിണ്ടായിനെനെ വീട്ടിലെടുത്ത് ഇന്നോട് ഞാ പറഞ്ഞന്നോ കഥ ആട beef ബിരിയാണിയാ ഇണ്ടയെ കൊർച് സമയം തിന്ന് കൈഞ്ഞെന്ശേഷം ഒര് മുടി മുടികിട്ടി മുടിനെ പോലത്തൊരു സാധനം ന്നീറ്റ് ഞാനത് കാര്യായിറ്റ് എ എടുത്തിറ്റില്ല നമ്മളെല്ലാം food ഇണ്ടാക്കുമ്പോ മുടി എല്ലാം വീകൂലെ അത്പോലെ പണിക്കാരൻറെ തലേന്ന് വീണതാരിക്കുന്ന്ചിറ്റ് ഞാൻ mind ആക്കില്ല പിന്നെയും തിന്നോണ്ടിക്കുണ്ട് മോളെ സാനം കിട്ടിക്കൊണ്ട് നിക്കന്ന് അപ്പൊ എരുമയോ പോത്തിൻറെ രോമം എൻ്റെ മോനെ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

അയ്യോ അതെന്താ വൃത്തിയൊന്നും ആക്കിറ്റില്ലോളി അമ്മോക്കാ ഒന്നും രണ്ടുന്നല്ല പിന്നേം കിട്ടിക്കൊണ്ട്ക്ക്ന്ന് അതോടെ എൻ്റെ mood പോയിന് അയ്യോ അതെല്ലാം പിന്നെ മ്മക് scene ആന്ന് ഓ പിന്നെ തിന്നകൈയ്യണ്ടേ ഞമ്മള് ഞെട്ടാൻ വന്നിറ്റ് എന്തോ ആയിപ്പോയി മ് നിൻറെ മംഗലത്തിന് എന്നാ ഇണ്ടായിന് എൻ്റെ മംഗലത്തിന്ന് beef ബിരിയാണി chicken പൊരിച്ചത് പിന്നെന്ന jalebi ice cream അതൊന്നും എനക്ക് കിട്ടീറ്റില്ലേട്ടാ ice cream ഒന്നും അന്ന് ഞാൻ കണികാണാൻ വരെ കിട്ടിറ്റില്ല ഞാനപ്പോ ഞാനെപ്പ ഭക്ഷണം കായ്ച്ച മൈലാഞ്ചിന്റന്ന് ഞാനിപ്പ ഭക്ഷണം കൈചെന്നറിയോ ഒന്നര മണിക്ക് പായിരക്ക്

ഓ പിന്ന നമ്മള് പോവുമ്പോ മുസിനേം കൂട്ടിറ്റ food കൈക്കാൻ പോയെ ഓക്ക്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

ന്നിറ്റ് ഞാൻ ചങ്ങായി മാരൊപ്പരം ഭക്ഷണം കായ്ക്കാൻ പോയി ഭക്ഷണം കയ്ച് മ്മളെ room ലേക് തിരിച് വന്ന് അഞ്ച്മിനിട്ടാവുമ്പതേക്കന്നെണ്ട് ഇവൻറെ വീട്ടീന്ന് ചമയ്ക്കാൻ ആള് വന്ന് നീ ചിന്തിച്ചോക്ക് ഓൻറെ വീട്ടീന്ന് ചമയിക്കാൻ ബെരുമ്പൊ ഞാൻ ഭക്ഷണം കൈക്കുന്നാണെങ്കില് അയ്യയ്യേ